സ്പീക്കർ 1 നമസ്കാരം സുനീറ്റ താങ്കൾ എവിടെയാണ് തെരക്കിലാണോ?
സ്പീക്കർ 2 നമസ്ക്കാരം ആദർശ്. ആഹ് ഞാൻ എന്റെ വീട്ടിലാണ്. തിരക്കിലൊന്നുമല്ല. എന്തൊക്കെയുണ്ട് വിശേഷം?
സ്പീക്കർ 1 ആ സുഖമായിരിക്കുന്നു കൊറച്ച് നാളായല്ലോ താങ്കളെ കാലലയത്തിലേക്ക് കണ്ടിട്ട് ഞാനപ്പോ ചുമ്മാ വിളിച്ചതായിരുന്നു എന്താ വിശേഷമെന്നറിയാൻ

സ്പീക്കർ 2 അങ്ങനെയായ സ്ഥലങ്ങളില് ഒര്‌ യാത്രക്ക് പോയേക്കായിരിന്നു. നല്ലേ നല്ല രസോള്ള യാത്രയായിരുന്നു അത്. അല്ല എന്റെ
സ്പീക്കർ 1 ആഹാ എങ്ങനെയാ പോയത് വീട്ടുകാര്ടെ കൂടായിരുന്നോ?
സ്പീക്കർ 2 കൂട്ടുകാരുടെ കൂടെ. എന്റെ കൂടെ പഠിച്ച ആഹ് വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളായിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നേ ഒരു മൂന്നാല് ദിവസത്തെ യാത്രയായിരുന്നു ഇത്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ആദർശ്?
സ്പീക്കർ 1 ആഹാ ആ ഇവിടേം സുഖമായിരിക്കുന്നു ഞങ്ങളും ഇതുപോലെ ഒരു യാത്ര പോവാനായിട്ടുള്ള ഏഹ് ഇതിൽ അണിയറ പ്രവർത്തനങ്ങളിലായിരുന്നു പോണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു
സ്പീക്കർ 1 അപ്പൊ കൊറച്ച് നാളുകളായിട്ട് നമ്മുടെ കലാലയത്തിലെ തിരക്കുകളും പിന്നെ പരീക്ഷകളും എല്ലാം കൂടി വന്നത് കൊണ്ട് മുടങ്ങി കെടക്കായിരുന്നു ഇനീപ്പോ എന്തായാലും ഒരു മാസത്തെ സമയമുണ്ടലോ അതിനിടയിൽ ഒരു യാത്ര പോകണമെന്നുള്ളൊരു തയ്യാറെടുപ്പുകളിലാണ്.

സ്പീക്കർ 2 മൂന്നാല് ദിവസത്തേക്ക് ഒരു യാത്രക്ക് പോയത്. എവടെ ആണ് ആദ്ർശൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നത് യാത്ര?
സ്പീക്കർ 1 ഒരുപാട് സ്ഥലങ്ങൾ ആലോജനയിലുണ്ട് സത്യം പറഞ്ഞാൽ ഏഹ് വാഗമണോ അല്ലെങ്കിൽ തെന്മലയോ പിന്നെ വായനാഡോ അതു അതുല്ലെങ്കിൽ കേന്ദ്ര നാഥ്‌ വരെ പോവാനുള്ള ഏഹ് ആലോജനകളുണ്ട് പക്ഷെ
സ്പീക്കർ 1 സത്യം പറഞ്ഞാൽ എവിടെ പോണമെന്ന കാര്യത്തിൽ ഇപ്പഴും ഒരു തീരുമാനായിട്ടില്ല. സാധാരണ പതിവ് അനുസരിച്ച് എവിടെയൊക്കെ പോണന്ന് ആഗ്രഹിച്ചാലും ഒടുവിലത്തെ എഹ് യാത്ര മൂന്നാറിലേക്ക് തന്നെയാണ് എത്തിച്ചേരാർ എഹ് ഈയടുത്ത് കൂടി ഞങ്ങൾ മൂന്നാർ വന്നിരുന്നു
സ്പീക്കർ 2 ആഹ്. ആണോ? ആണല്ലേ? പോയിട്ടില്ലാത്തൊരു സ്ഥലായിരുന്നു മൂന്നാറ്. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങള് കൂട്ടുകാരെല്ലാരും കൂടി തീരുമാനിച്ച് മൂന്നാറ് അങ്ങനത്തെ സ്ഥലങ്ങളില് പോവ്വാന്ന് പറഞ്ഞത്.

സ്പീക്കർ 2 നല്ലൊരെ യാത്രയായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു അവിടെ നല്ല തണുപ്പും മൊത്തം പ്രകൃതിയും ഒക്കെ നല്ല ഭംഗിയായിരുന്നു.
സ്പീക്കർ 1 ആ തീർച്ചായും തീർച്ചായും മൂന്നാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ആ മൂന്നാറിന് പിന്നെ വേറെ പ്രേതകതെന്നാൽ നമ്മക്ക് എറണാകുളം ജില്ലേ സം ജില്ലയിലുള്ളവരെ സംബതിച്ചടത്തോളം മൂന്നാറില്ലേക്ക് എത്തിച്ചേരാൻ എളുപാണലോ
സ്പീക്കർ 1 നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിപ്പോ വയനാടും അതുപോലെ ഏഹ് വാഗമൺ പിന്നെ ഊട്ടി കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കൊറേകൂടി നമ്മക്ക് എത്തിച്ചേരാൻ എളുപ്പുണ്ട് മൂന്നാർ കാരണം ഇവിടെന്ന് വെറും നൂർ കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ

സ്പീക്കർ 1 സത്യം പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ട്ടപ്പെട്ടൊരു സ്ഥലാണ് മൂന്നാർ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഏഹ് മൂന്നാർ തന്നെ പല പല സ്ഥലങ്ങളിണ്ടല്ലോ ഇപ്പൊ കാന്തല്ലൂര് അതുപോലെ തന്നെ മറയൂർ

സ്പീക്കർ 2 അതെ അതെ എത്ര പ്രാവശ്യം പോയാലും നമുക്കൊരു പിന്നെയും പോവാൻ തോന്നുന്ന ഒരു സ്ഥലാണ്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാലും ഇനിയുമുണ്ട് കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ട്. അപ്പൊ അത് കൊറെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചു കാണാൻ പറ്റിയൊരു സ്ഥലമാണ്
സ്പീക്കർ 2 മൂന്നാർ. ഭയങ്കരായിട്ടൊരു രസമുള്ളൊരു യാത്രയായിരുന്നു ഈ പ്രാവശ്യം. ഇനി അടുത്തത് ഞങ്ങൾ വേറെ എവിടെങ്കിലും പോകുന്ന എന്നും പറഞ്ഞു കൊണ്ട് തീരുമാനിക്കുകയാണ്.
സ്പീക്കർ 1 ആണോ നിങ്ങൾ പോവാൻ എഹ് ആലോജനകളുണ്ടെങ്കിൽ ഞാൻ വെണെങ്കിൽ ഒര് ഏഹ് അഭിപ്രായം പറയാം ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഈ ഇടക്ക് എഹ് ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ തോന്നിയൊരു ഏഹ് ആ എഹ് ഇതായിരുന്നു റൂമിലാണ്
സ്പീക്കർ 1 ഞങ്ങൾ ഏഹ് ഞങ്ങടെ വാഹനമെടുത്ത് നേരെ വാല്പാറയ്ക്ക് പോയി വാല്പാറ വളരെ വളരെ സുന്ദരമായൊരു സ്ഥലമാണ് പറഞ്ഞറിക്കാൻ പറ്റില്ല അതിൻ്റെ ഭംഗി പ്രേതേകിച്ചും കാനല്ല ഭംഗിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കാടുകളായിരുന്നു നറച്ചും
സ്പീക്കർ 1 നമ്മൾ ഏഹ് നമ്മളെ അതിരപ്പളി വെള്ളച്ചാട്ടൊക്കെണ്ടലോ നമ്മൾ അതിരപ്പളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെന്നും ഏഹ് വാഴ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ കാടിനകത്തേക്ക് പോവുകയാണ് മലയാറ്റൂർ കാടുകൾ ഏഹ് കാട് ഡിവിഷന്റെ അണ്ടർൽ വരുന്ന സ്ഥലമാണത്

സ്പീക്കർ 1 അപ്പൊ അതിന്റെ അണ്ടർൽ നമ്മുക്ക് നേരെ ഏഹ് അവിടന്ന് മലക്കപ്പാറാന്ന് പറയുന്ന സ്ഥലുണ്ട് മലക്കപ്പാറ വരെയുള്ള കനത്ത കാടിനുളികൂടിയുള്ള യാത്രയാണ് കാറിനായാലും പോവാ അല്ലെങ്കി ബൈക്ക് നായാലും പോവാ
സ്പീക്കർ 1 എന്തും രണ്ടും ഇരുചക്ര വാഹനായാലും കൊഴപ്പല്ല അത് നല്ല രസ്സള്ളൊരു യാത്രയാണ് ഞ നിങ്ങൾ പോവാൻ താല്പര്യണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വഴി പോവാൻ ഞാൻ ഒര് അഭിപ്രായം പറയാം കാരണം ഉം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുക്ക് വാൽപ്പാറേം മലക്കപ്പാറേം എല്ലാം കണ്ട്
സ്പീക്കർ 1 പൊള്ളാച്ചി വഴി തിരിച്ച് പാലക്കാട് കൂടി തിരിച്ച് എറണാകുളത്തേക്ക് എത്താൻ പറ്റുന്നോര് എഹ് ലളിതമായ യാത്രയാണ് വല്യ ചെലവും കൂടാതെ പോയി വരാൻ പറ്റുന്ന യാത്രയാണ്.
സ്പീക്കർ 2 ആണല്ലേ ഞാൻ ഇതുവരെഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടില്ല. വളരെ അധികം സന്തോഷം ഈ സ്ഥലത്തെ പറ്റി കേട്ടപ്പത്തേക്കും. ഞാൻ അപ്പൊ എന്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞ് നോക്കാം. ഇവിടെ പോയാലോന്ന്ള്ള. ശെരിയാണ് ഒരു ദിവസത്തിനുള്ള യാത്രക്കൊക്കെ ഇങ്ങനെ അടുത്തായ സ്ഥലങ്ങളില്
സ്പീക്കർ 2 പോകുമ്പോ കുറച്ചും കൂടി നല്ലതായിരിക്കോള്ളു. നമ്മള് കൂടുതൽ താ ആഹ് ക്ഷീണം ഒന്നും ഉണ്ടാകത്തില്ല. പെട്ടന്ന് പോയി വന്ന് നല്ല ഒരു സ്ഥലൊക്കെ കണ്ട് വരുമ്പോ നമ്മള് മൊത്തത്തിലൊരു സമാധാനവും സന്തോഷവൊക്കെ ഉണ്ടാവും.
സ്പീക്കർ 2 പിന്നെ ആഹ് ആദർശ് ഈ അടുത്ത് ആഹ് ഈ അടുത്ത് വേറെ എവിടേയൊക്കെയാ പോയേർക്കുന്നെ യാത്രകൾ?
സ്പീക്കർ 1 തീർച്ചയായിട്ടും നമ്മുക്ക് പറഞ്ഞോളൂ സനീറ്റ
സ്പീക്കർ 1 ഈ അടുത്തങ്ങനെ എടുത്ത് പറയാനായിട്ട് ഇപ്പൊ ഈ വാൾപ്പാറ പോയി യാത്രയായിരുന്നു ഏറ്റോം അടുത്ത് പോയ യാത്ര പിന്നെ അത് കൂടാതെ കണ്ണൂർ പോയിരുന്നു ഏഹ് അത് കൊറച്ച് തീർത്ഥാടനത്തിന് വേണ്ടി പോയതാണ് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലായിട്ട് പോയി പിന്നെ അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ച് വന്നു
സ്പീക്കർ 1 പിന്നെ അത് കൂടാതെ പോയത് നമ്മടെ കലലായത്തിൽ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഞങ്ങൾ ഏഹ് ചുമ്മാ ഒരുദിവസം ഒന്ന് മൂന്നാർ പോയിരുന്നു മൂന്നാർ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരം സ്ഥലമാണ് എടക്ക് എടക്കായി മൂന്നാർ മൂന്നാർ പോവല്ണ്ട്.
സ്പീക്കർ 2 ആ ആഹ്. ആണല്ലേ? അതെ അതെ നമുക്ക്
സ്പീക്കർ 1 പിന്നെ അങ്ങനെ വല്യ യാത്രകൾ ആ കാര്യമായി യാത്രകളൊന്നും പോയിട്ടില്ല നമ്മുക്കൊരു യാത്ര പോകണ്ടേ കാലാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളേം കൂട്ടി നമ്മുക്കൊരു യാത്ര പോവണ്ടേ
സ്പീക്കർ 2 പോണം. നമുക്ക് പോണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പത്തേക്കും ആഹ് നമ്മൾ എല്ലാ കലാലയത്തിലെ കുട്ടികളുമായിട്ട് ഗോവയിൽ പോയില്ലാർന്നോ? അന്ന് എന്ത് പറ്റി ആദർശ് വരാതിരുന്നേ?
സ്പീക്കർ 1 സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതുവരെ ഗോവയിൽ പോയിട്ടൂള്ള എനിക്ക് വരാൻ നല്ല അഗ്രഹോണ്ടായിരുന്നു പക്ഷെ കൃത്യം ആ സമയത്ത് എന്റൊരു സുഹൃത്ത്ണ്ട് ആൾ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയുക്കയാണ് അപ്പൊ അദ്ദേഹം വരുന്ന സമയങ്ങളിൽ എല്ലാം ഞങ്ങളിവിടെ
സ്പീക്കർ 1 ഓ ഒര് ഞങ്ങളുടെ സുഹൃത്തികളേലാവരും കൂടി ഒത്ത് കൂടുകയൂം യാത്രകൾ പോവരും പതിവാണ് അപ്പൊ അദ്ദേഹം ആ കൃത്യം നമ്മൾ പോവാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ആളിവിടെ ഏഹ് അവധി അവധിക്ക് വരുകയും ഞാങ്ങള്ക്ക് വേറെ ആ ഒരു യാത്ര പോവാനുള്ള
സ്പീക്കർ 1 ഏഹ് ഒരു ഒരു എഹ് പ്ലാനൊക്കെ വരുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് വരാൻ സാധിക്കാതിരുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചായിട്ടും വന്നേനെ
സ്പീക്കർ 2 ആണല്ലേ? ഓ ഓ ഓ അങ്ങനെ. ആഹ് ഞാൻ അത് ഒരു നല്ലൊരു യാത്രയാർന്നു. മൊത്തം കുട്ടികളും എല്ലാ കുട്ടികളും ഏകദേശം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗോവാന്ന് പറഞ്ഞൊരു സ്ഥലം നല്ലൊരു സ്ഥലാർന്നു അത്. മൊത്തം
സ്പീക്കർ 2 കടലും അവിടത്തെ ആൾക്കാരും നല്ല ഒരു സൗഹൃദം കാണിക്കുന്ന ആൾക്കാരും ആയിരുന്നു അവിടെ ഉണ്ടിയിരുന്നത്. വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ അറിയാം ആദർശിന്?
സ്പീക്കർ 1 തീർച്ചായും ഞാൻ ആ ഞാൻ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പോ എൻ എന്റൊരു എന്റൊരു കാഴ്ച്ചപാടെന്തെന്നാൽ ഏഹ് നമ്മൾ ഗോവ അതുപ്പോലെതന്നെ ഏഹ് ഊട്ടി എഹ് മൈസൂര്
സ്പീക്കർ 1 പിന്നെ വാഗ്ലൂർ പിന്നെ അതുപോലെ മുംബൈ പോലുള്ള സ്ഥലങ്ങളിണ്ടലോ പോ നമ്മടെ ഉത്തര ഭാരത്തിൽ ലക്ഷ്യ ഭാരത്തിലേക്കും അല്ലെങ്കി മധ്യ ഭാരതത്തിലേക്കൊക്കെ പോവുമ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിണ്ട് അപ്പൊ അങ്ങനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുന്നെനേക്കാൾ മുന്നേ
സ്പീക്കർ 1 നമ്മുടെ ഈ കോച്ച് കേരളത്തിലുള്ള സ്ഥലങ്ങളാദ്യം കണ്ട് തീർക്കണം ന്ന് ഒരു കാഴ്ചപ്പാട് എനിക്കിണ്ട് അതുകൊണ്ട് ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളാണ് ത തല്ക്കാലം നിലവിൽ കൂടുതൽ ഏഹ് താല്പര്യം കാണിക്കുന്നത് ഇപ്പൊ വാഗമൺ അതുപോലെ തേൻമല
സ്പീക്കർ 1 പിന്നെ തിരുവന്തപുരം ഏഹ് വശത്തേക്ക് നോക്കാണെങ്കിൽ ബ്രെമോർ എന്ന സ്ഥലോണ്ട് അത് പോലെ വയനാട് നിലമ്പൂർ പിന്നെ ആ കാസർഗോഡ് റാണിമല അങ്ങനുള്ള കൊറച്ച് സ്ഥലങ്ങലിണ്ട് അവിടൊക്കെ എനിക്ക് പോണന്ന് ആദ്യയായ ആഗ്രഹുണ്ട് നിലവിൽ
സ്പീക്കർ 2 ആണല്ലേ? ആഹ് കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മക്ക് ഈ യാത്രീക്കൂടെ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് മനസ്സിലൊരു സമാദാനോം നമുക്ക് എന്തെങ്കിലൊക്ക പ്രശ്നം നേരിടുന്നുണ്ടെങ്കി അതൊക്കെ നമ്മള് യത്രേ കൂടി നമുക്കൊരു അതൊരു മരുന്ന് തന്നെയാണ്.
സ്പീക്കർ 2 എന്ന് വെച്ചാ ഒരു സമാധാനം കിട്ടീ. നമുക്ക് മനസ്സിനൊരു മൊത്തത്തില് ഒരു ശാന്തത ഒക്കെ കിട്ടും. ഇല്ല അങ്ങനെ ഒരു അനുഭവങ്ങള് ഉണ്ടാവാറില്ലേ ആദർശിനും? യാത്ര പോയി വരുമ്പോ ഒരു സന്തോഷം. മൊത്തത്തിൽ ഉള്ള ഒരു സമാധാനോക്കെ.
സ്പീക്കർ 1 ആ തീർച്ചായിട്ടും തീർച്ചായിട്ടും ആ ഞാൻ ഈ ഞാൻ കൊറച്ച് മുന്നേ പറഞ്ഞലോ വാല്പാറയിൽ പോയാ കഥ അത് ഇതുപോലെ എന്റെ സുഹൃത്തിണ്ടായിരുന്നു അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏഹ് കൊറച്ച് നാളായിട്ട് ഏഹ് അത്രേ നല്ല ഒര് എഹ് ഇതിലല്ല നല്ലൊരു മനസികാന്തരീക്ഷത്തിലല്ല.

സ്പീക്കർ 1 ഏഹ് എവിടെയെങ്കിലും ഒരു യാത്ര പോയാൽ കൊറച്ചൊന്നും മനസ്സിനൊരു ഏഹ് സ്വസ്ഥതയും അതുപോലതന്നെ ഒര് സന്തോഷവും ഏഹ് കിട്ടാനായിട്ട് ഏഹ് ഞാൻ പോയാലോന്ന് ചോയിച്ചിരുന്നു അപ്പൊ തന്നെ ഞാൻ എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു
സ്പീക്കർ 1 ഏഹ് പ്രെശ്നം മനസ്സിലാണെങ്കിൽ പരിഹാരം യാത്രയാണെന്ന് ഒരു വാചകം ഞാൻ എവിടെയോ വയ്ച്ചതായി ഓർക്കുന്നു ഇത് കേട്ടപ്പോ എനിക്ക് വളരെ വലിയ രീതിയിൽ തന്നെ എനിക്ക് ഏഹ് അത്രയ്ക്ക് ഇ എന്താ പറഞ്ഞാ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് കാരണം
സ്പീക്കർ 1 പലപ്പോഴും ഞാൻ യാത്ര പോവുമ്പളെല്ലാം എനിക്ക് തോനീട്ട്ള്ള അനുഭവിച്ച അനുഭവപെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ മനസിന് കിട്ടുന്ന ആ ഒരു സന്തോഷോം അതുപോലതന്നെ ഒരു സമാധാനോം അത് ഇവനങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്നാ നമ്മുക്കൊരു യാത്ര പോവാം എന്തായാലും എന്തേലും ബുദ്ധിമുട്ടുകളുണ്ടേൽ അത് മാറിക്കോളും
സ്പീക്കർ 1 നമുകെന്തായാലും ചെറിയ ഒരു യാത്ര പോയി ഒരു ദിവസത്തെ ചെറിയ ഒരു യാത്ര പോയി വരാംന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളീ വൽപ്പാറയിലേക്കുള്ള യാത്ര പോയത് തന്നെ അത് കൊണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞിയിനോട് എനിക്ക് വളരെ അധികം ഏഹ് എന്താ പറയാ ഒര് ഒത്ത് പോവാൻ പറ്റ്ന്ന്ണ്ട് കാരണം ശ് വളരെ വലിയ രീതിയിൽ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ

സ്പീക്കർ 2 ശക്തിയൊക്കെ കിട്ടുന്ന പോലെയാണ് നമുക്ക് ഒരു യാത്ര പോയി വരുമ്പോ. മൊത്തം പ്രകൃതി ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാവുമ്പേക്ക് ആ ഒരു പച്ചപ്പൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കരൊരു കുളിർമേം ഒരു സമാധാനത്തിന്റെ ഒരു ഒരു ഇതിൽ കൂടിയാണ് നമുക്ക് പോവ്വാൻ
സ്പീക്കർ 2 കടന്ന് പോവാൻ പറ്റുന്ന ഒരു യത്രേകൂടി. ഈ ഏഹ് ഗോവയിലൊക്കെ പോയപ്പത്തേക്കും അവിടത്തെ കടലൊക്കെ കടലിന്റെ ഒരൊ തിരയും വരുമ്പോ അതൊക്കെ ആ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസാണ്. അപ്പൊ ഭയങ്കര നമുക്കൊരു സന്തോഷൊക്കെ ആണ് ഈ കിട്ടുന്നെ ഈ യാത്രയിലും
സ്പീക്കർ 2 യത്രേ കൂടി പോകു യത്രക്ക് പോകുമ്പോ കാണുന്ന കാഴ്ചകളും ആൾക്കാരും ആൾക്കാരായിട്ട് കണ്ടുമുട്ടുമ്പോ ഓരോരുത്തരായിട്ടും ഓരോ പല പലയിർക്കും അവരവരിടേതായിട്ടുള്ള വ്യത്യാസങ്ങളും നീർത്തി വെക്കുന്ന അവരുടെ

സ്പീക്കർ 2 ഒരു സന്തോഷോക്കെയാണ് തരുന്നേ. അങ്ങനെയൊക്കെയൊന്നും തോന്നാറില്ലേ ആദർശിന്?

സ്പീക്കർ 1 അവരുടെ ജീവിത രീതി ഭക്ഷണ ശൈലി അതുപോലതന്നെ കെട്ടിടങ്ങൾടെ നിർമാണ രീതി എങ്ങനെ അവർ താമസിക്കുന്നു അവര്ടെ ജീവിത മാർഗം എന്താണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മ പഠിക്കരെ സത്യം പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിന്ന്
സ്പീക്കർ 1 മറ്റൊരു ലോകത്തേക്ക് ചെന്ന് അവിടത്തെ കാര്യങ്ങൾ അറിയുന്നതും അതിൽ അതിനിന്നും എല്ലാം കിട്ടുന്ന സന്തോഷം അത് ഇതൊരു പ്രേതെക അനുഭവമാണ് നമ്മുക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടാത്തൊരു അനുഭവാണ് നമ്മുക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടാത്തൊരു അനുഭവാണ് സത്യം പറയാ യാത്ര ചെയ്യുമ്പോ നമ്മുക്ക് കിട്ടുന്നത്
സ്പീക്കർ 1 അപ്പൊ അതിനെയും തുല്യം ചെയ്യാനായിട്ട് മറ്റൊന്നൂല്ല താങ്കൾ പറയുന്നതിനോടെനിക്ക് വളരെ അധികം യോജിക്കാൻ സാധിക്കുന്നത് കാരണം ആ ഓരോരോ വെക്തികളെ കാണുമ്പോഴും അവരായിട്ട് സംബന്ധിച്ച് അവരായിട്ട് ആശയങ്ങൾ പങ്ക് വെക്കുമ്പോഴെല്ലാം
സ്പീക്കർ 1 അവരുടെ അവിടത്തെ ജീവിത രീതിയും കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മുക്ക് വളരെയധികം ആശ്ചര്യം തോന്നും കാരണം നമ്മുക്ക് ഒട്ടും കേട്ട് പരിചയമില്ലാത്തതും നമ്മൾ ഒട്ടും ശീലിക്കാത്തതുമായ വെത്യസ്തമായ പല അറിവുകളും കാര്യങ്ങളും നമ്മുക്ക് അവരിൽ നിന്നും കിട്ടും.
സ്പീക്കർ 1 ഇതെല്ലം വളരെ എന്താ പറയാ ആശ്ചര്യ ജരകമായ കാര്യങ്ങളാണ് ഇതുപോലത്തന്നെ യാത്രകൾ എല്ലാവരും ഒരുപാട് യാത്രകൾ ചീയ്യണമെന്നാണ് പറ്റുന്നത്ര യാത്രകളെല്ലാവരും ചീയ്യണമെന്നാണ് എന്റെ ആഗ്രഹം.
സ്പീക്കർ 2 ശെരിയാണ് ശെരിയാണ്. നമ്മളെല്ലാം നമ്മുടെ മൊത്തം സമയന്ന് വെച്ചാ അങ്ങനെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് കഴിയത്തത്രെ സമയം നമുക്ക് കിട്ടാണെങ്കിൽ. അപ്പൊ നമ്മള് യാത്ര ചെയ്ത് നമുക്കൊരു സമാധാനോം ഒക്കെയൊരു അങ്ങനെ ഒരു
സ്പീക്കർ 2 നേരിട്ട അനുഭവം നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ നമുക്കിനി കലാലയത്തിന് പോണ്ടേ ആദർശ് ഒരു യാത്ര? നമുക്ക് ഉടനെ തന്നെയൊരു കലാലയത്തിന് എല്ലാ കുട്ടികളുമായിട്ട് ഒരു യാത്രക്ക് പോകാനോ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത്.
സ്പീക്കർ 2 എല്ലാരിനോടും അഭിപ്രായങ്ങളൊക്കെ ചോയ്ച്ച് നമുക്ക് പോവാനോ ഉള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കാം.
സ്പീക്കർ 1 തീർച്ചായിട്ടും തീർച്ചായിട്ടും താങ്കളെ പോലെ യാത്രയോടെ ഇത്രേം താല്പര്യമുള്ള ആളുകൾ നമ്മളെ ക്ലാസ്സിലിണ്ടന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെകിൽ നമ്മുക്കെന്തായാലും എത്രേം പെട്ടന്ന് തന്നെ ഒരു യാത്ര പോവുന്നെനും ഒരു യാത്ര പോവുന്നെനെ പറ്റിയുള്ള ഏഹ് ഒരു തൊടങ്ങാ പണി തൊടങ്ങാമായിരുന്നു

സ്പീക്കർ 1 ഏഹ് തീരുമാനിക്കണം അതിനു വേണ്ടീട്ട് നമ്മുക്ക് എറങ്ങാം എന്തായാലും
സ്പീക്കർ 2 ആഹ് ശരിയാണ് ആദർശ്. നമുക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കാം. അപ്പൊ ശരി ആദർശ്
സ്പീക്കർ 1 മ്പളമായിട്ട് ഇത്രേയും ഏഹ് നേരം സംബദിക്കാൻ സഹായിച്ചതിന് യാത്രയെ പറ്റി യാത്രയെ ഇത്രേയധികം സ്നേഹിക്കുന്ന മറ്റൊരാളെ കണ്ട് മുട്ടാൻ സാധിച്ചതും ഒരുപാട് സന്തോഷോള്ള കാര്യാണ്.
സ്പീക്കർ 1 എന്തായാലും എത്രേം പെട്ടന്ന് താങ്കൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണവൊക്കെ മാറി കലാലയത്തിലേക്ക് തിരിച്ച് വരുമെന്ന് പ്രേതിഷിക്കുന്നു സുഹൃത്ത്ക്കൾ എല്ലാവരും താങ്കളെ അന്വേഷിക്കുന്നുണ്ട്.
സ്പീക്കർ 2 ആഹ് ആഹ് നമുക്ക് അപ്പൊ കാണാം ഞാൻ ഉടനെ തന്നെ ഉണ്ടാകും അടുത്ത ദിവസം അപ്പോ നമ്മക്ക് നേരിട്ട് കാണാ ആദർശ്.